ഓ അങ്ങനെ പോകുന്നു. താങ്കള് എവിടെയായിരുന്നു? ഫോൺ ഇത്ര പെട്ടെന്ന് ഇടുത്തോ? ഏ നമ്മള് ഇപ്പൊ ഇങ്ങിട് അടിച്ചാൻ തുടങ്ങൊയിട്ടേ യൊള്ളു. ആഹ് ആ ഫോൺ നമ്മളെ കയില്ലെന്നേന്നു. ഇപ്പൊ എവടെ നിക്കിണത്? ഒരു ഐ ടി കമ്പനിയല്ലേ? ജോലി ചെയ്യണേ? ആ ഞാന് ഐടി കമ്പനി ആ അതേ ഐടി കമ്പനിയെന്നെ ചെയ്യിണ്. നമ്മളെ ഐ ടി ഐന്ന് പറഞ്ഞ നമ്മളെ ഇന്ത്യൻ ടെക്നോളജി ഇന്സ്ടിട്യൂഷൻന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. നിലവിൽത്തെ ഇവിടത്തെ ഒരു സാഹചര്യം ഓ നല്ല സാങ്കേതിക പരമായിട്ട് നമ്മുടെ ഇന്ത്യഔ ഇന്ത്യ ഒരുപാട് മുന്നേറികൊണ്ടിരിക്കുന്നസമയാണ്. മുന്നേറിക്കൊണ്ടിരിക്കാണ്. ഈ ഇയൊരു കമ്പനിനെ കുറിച്ച് പറയാണെങ്കി നല്ലൊരു വളർച്ചേണ് ഇവിടെ ഏഹ് എന്ത് നമ്മള് കാണിണത്. ഒരിക്കലും ഒരു സാദാ ഇന്ത്യനെ എന്ന് ഇന്ത്യന് എന്നും ഏഹ് ആഹ് ആഹ് അങ്ങനൊന്നും ഒരിക്കലും ആഹ് അത് പറഞ്ഞിട്ട് നമ്മളെ ഇപ്പൊ ഗൂഗിളിന്റെ സി എ ആയിട്ടുള്ള സുന്ദർജിത്ത് സുന്ദർജിത്തിന്റെ ആ ഒരു ആഗമനത്തെ കുറിചിട്ടന്നെ ഒരുപാട് വലിയ വലിയ ആളുകള് പറഞ്ഞിട്ടുണ്ട് ഏ ഒരു അഞ്ച് എട്ടു പത്തു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇന്ത്യൻ തലച്ചോറുകളാണ് ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. സാങ്കേതിക വിദ്യയോട് അനുബന്ധയിട്ടുള്ളത്. ഇപ്പൊ നോക്കാണെങ്കി തന്നെ ഇപ്പൊ ഈ സെക്യൂരിറ്റികൾ ഏഹ് സെക്യൂരിറ്റി സിസ്റ്റത്തിനൊക്കെ ഒരുപാട് വില കല്പിക്കിണ സമയാണിപ്പോ. ഇപ്പൊ വാട്സാപ്പിന്റെ ഒരു സമയത്തൊക്കെ ഏഹ് സെക്യൂരിറ്റി നിലനിർത്തിയിട്ടുള്ളത്. ഈയൊരു എല്ലായിടത്തും ഇന്ത്യക്കാര് തന്നെ ടച് ഇണ്ട്. ഹം അപ്പൊ ഏറ്റവും കൂടുതല് സെക്യൂരിറ്റിയെ വില കൽപ്പിക്കുന്ന

ഐ ഫോൺ ഐ അതല്ലെങ്കില് ഐ ആപ് ടി കമ്പനികളായാലും സെക്യൂരിറ്റികൾക്ക് ഏറ്റവും കൂടുതല് വില കല്പിക്കിണൊരു സംഗതി കൂടിയാണ്. ആ ഒരു രീതിയിലും അതിപ്പോ അങ്ങനെ ഐ ഇപ്പൊ ഫോണിന്റെ ഒരു സ്റ്റോർ തമിഴ്നാട് തുടങ്ങിയിട്ടുണ്ട്. ആ അതേ അതേ ചെന്നൈയിൽ. ആ അതിന്റെ അതേ അതേ തീർത്തും അതൊരു വലിയ്യൊരു മുന്നേറ്റാണ്. ആഹ് അതേ സാങ്കേതിക രീതിയില് നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും വലിയ്യൊരു മുന്നേറ്റം തന്നെയാണ്. അതേ മുതൽക്കൂട്ട്. ഭാവിയിലുള്ള ഏഹ് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് തീർത്തും. അപ്പൊ ആ അതിപ്പോ അങ്ങനെ ഐ ഇപ്പൊ ഫോണിന്റെ ഒരു സ്റ്റോർ തമിഴ്നാട് തുടങ്ങിയിട്ടുണ്ട്. ആ അതിന്റെ അതേ അതേ തീർത്തും അതൊരു വലിയ്യൊരു മുന്നേറ്റാണ്. ആ അതെ ചെന്നൈയില് ചെന്നൈയില്ആഹ് അതേ സാങ്കേതിക രീതിയില് നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും വലിയ്യൊരു മുന്നേറ്റം തന്നെയാണ്. അതേ മുതൽക്കൂട്ട്. ഭാവിയിലുള്ള ഏഹ് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് തീർത്തും. അപ്പൊ ആ രീതിയിലുള്ള മുൻ ഏഹ് മുന്നോട്ട് പോകും. ഈ ഒരു ഇന്ത്യയുടെ ആഗമനന്നുള്ളത് ഇങ്ങനെ ഒരു വർവ്ന്ന്ള്ളതാ അപ്പൊ തീർത്തും നമുക്ക് സത്യത്തിൽ നമ്മളിതിനെ കുറിച് ആലോചിക്കന്നെ വാണം . കാരണം വെറും ഏഹ് കല്ല് കൊണ്ട് ഏഹ് പരസ്പരം ഉരതീട്ട് ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന ആ ഒരു സമൂഹത്തില് നിന്നിട്ട് നമ്മള് ഏഹ് വിരൽത്തുമ്പുകളുടെ ലോകം മൊത്തം കാണുന്ന ഒരു സാങ്കേതിക വിദ്യയിലേക്ക് നമ്മള് എത്തിയിട്ടുണ്ട്. എത്രത്തോളന്ന് വെച്ചാല് ഇപ്പൊ ഞാന് ചെറുപ്പത്തില് സ്കൂളുകളില് പ്രൈമറി അപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് ഈ സുച് ഫോണുകളില് ഏഹ് നമ്മുടെ മാതാപിതാക്കളൊക്കെ എങ്ങനെയാണ് കാൾ ചെയ്യുന്നത് ആ ഒരു സാങ്കേതിക വിദ്യയെ കുറിച്ചിട്ടെന്നേ ഒരുപാട് അത്ഭുതപെട്ടിരുന്ന ഒരു കാലഘട്ടം ഇണ്ടായിരുന്നു

ഏഹ് ലേക്ക് എത്തി ലേക്ക് എത്തി കഴിഞ്ഞതിനു ശേഷം സെക്യൂരിറ്റികൾക്ക് വില കൽ വില കല്പ്പിച്ചു തുടങ്ങി. പിന്നേന്ന് പറഞ്ഞാ കോഡിങ് ഇപ്പൊ കോഡിങ്ങിനെ കുറിച് കാര്യം പറഞ്ഞ ഏറ്റവും വലിയ മേഘലേണ് വിശാല മേഘലേണ്. സാമ്പത്തിക പരമായിട്ട് ഒരുപാട് സാലറി കിട്ടിണ രൂപത്തിലായാലും .

ഏഹ് സ്ഥാനങ്ങളൊക്കെ കരസ്തമാക്കിയ കേസുകള്. ആലുവയിലൊക്കെ ഒരുപാട് കാശൊക്കെ ഉണ്ടായികൊണ്ടിരിക്കാണ് പഠിക്കിണ കാലഘട്ടത്തില് അതിനൊക്കെ സാധിക്കും വിദ്യാർത്ഥികൾക്ക്. അത്രത്തോളം സാങ്കേതിക വിദ്യ ഉയർന്നു കഴിഞ്ഞു പിന്നേ പണ്ടൊക്കെ നമ്മള് പഠിക്കിണ കാലഘട്ടത്തില് വെറും പഠനത്തില് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകാന്നുള്ളതൊള്ളൂ. ഇപ്പൊ പഠനത്തെ ഇപ്പൊ വൈദ്യത ശാസ്ത്രതയോടുള്ള ഏഹ് ഉന്നമനങ്ങള് സാങ്കേതിക വിദ്യാണല്ലോ വൈദ്യത ശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങള്‌. അതേ തീർത്തും. വൈദ്യുത പരസ്പരമായിട്ടുള്ള പഠനം നമുക്കൊരു അഭിമാനം തന്നെ. അത് അതിനുള്ള ഒരുപാട് കാര്യങ്ങള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സ്റ്റുഡന്റിന് കൃത്യമായിട്ട് മലയാളികൾക്ക് ആ അതേ അതേ. ഏഹ് ഏഹ് ആ അതിലപ്പുറം മലയാളികള് കേരളക്കാർക്ക്ന്ന്ള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മെയിൻ ആയിട്ട് കണ്ടു വരുന്ന ഫുച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു വിദ്യാർത്ഥിയെ അപ്പൊ അവന്റെ ഈ ഒരു ടെക്നോളജി വെച്ച് ഈ ഒരു ഏഹ് ആഹ് ആഹ് ടെക്നോളജി രൂപത്തില് കൃത്യമായി വൈവിദ്യമായിട്ട്

ഒരു വിദ്യാർത്ഥിക്കും ടാബും അതിനയച്ചു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സാങ്കേതിക വിദ്യയാണ് അവിടെ ഏറ്റവും വലിയ ഏഹ് ഒരു പ്രോഫിറ്റ്. ഏറ്റവും വലിയ അതേ തീർത്തും മുക്യം. ആ ആഹ് അവര് അതിന്റെതായ പ്രോസീടൻസ് അവര് ഒരുക്കിണിണ്ടെങ്കിലും അതിന്റെതായ പഠിപ്പു പഠന കാര്യങ്ങളും ബാക്കിയുള്ള പഠന എതര കാര്യങ്ങളും തീർത്തും അതില് നടുന്നുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു തീർത്തും നമ്മക്ക് കേരളക്കാരന് എന്നുള്ള നിലക്ക് നമ്മൾക്ക് ഒരു പ്രശസ്തനീയം തന്നെ. ആ അതേ അതേ അതേ ഈ വൈദ്യൂസിന്റെ സാങ്കേതിക മുന്നേറ്റം കൊണ്ട് തന്നെ ഇപ്പൊ ഈ അടുത്ത് ഏറ്റവും നമ്മളറിഞ്ഞ പോലെ ലയണൽ മെസ്സിയാണ് അമ്പസാറ്റാറായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ സാങ്കേതികം എത്രത്തോളം ഉയർന്നിട്ടുണ്ട്ന്നുള്ളത് മനസ്സിലാക്കണം.സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യാന്ന് പറയുമ്പൊ

തന്നെ നമ്മുടെ മനസ്സില് സാങ്കേതിക വിദ്യായിലൂടെ ഒരുപാട് ക്യാഷ് ഇണ്ടാക്കിണ രീതിയിൽക്ക് എത്തീട്ട്ള്ളപ്പോ ഏഹ് ഏറ്റവും ഏഹ് യുവാക്കളോ മറ്റു ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഇൻസ്റ്റാഗ്രാം ന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമില്ലെന്നേ പോസ്റ്റുകൾ ഇട്ടിട്ട് തരാ സന്ധി കാശുകൾ വാരുന്നുണ്ട്. ഇപ്പൊ ക്രിസ്റ്റാനോ റൊണാൾഡോ ആയാലും വിരാട്ട് കോഹിലി ആയാലും ഒറ്റ പോസ്റ്റിന് തന്നെ കോടികളാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോ സാങ്കേതികത എത്രത്തോളം ഉയർന്നത് കൊണ്ടാണല്ലോ മറ്റു ഇപ്പൊ നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ജോലിക്കാവശ്യമില്ലാത്ത രീതിയെ പോസ്റ്റുകളിട്ട് ജീവിക്കാ നമ്മക്ക് വാണെങ്കില്. അതേ തീർത്തും. അതേ അതേ അതേ അതേ അങ്ങനെ തന്നെ. ആ ഒരു രീതിയില് തന്നെ പോയീകൊണ്ടിരിക്കാണ്. പിന്നെത്തന്നു വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരുപാട് കാര്യങ്ങള് ഇവിടെ നമ്മള് ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ ഏഹ് പോവുന്നത് തീർത്തും ഇപ്പൊ എന്റെ ഫോണൊക്കെ അനേഷിക്കാ. എന്റെ ഫോണൊക്കെ ഐ ഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അപ്പൊ ഇതിനുള്ള ഒക്കൊരു ഉപകാരന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് കൃത്യായിട്ട് അപ്ഡേറ്റഡ് ആവോണ്ട്ള്ളത്ന്ന് കൊണ്ടാണ്. അപ്പൊ അല്ലെങ്കി

ഇപ്പളും ഒരു റെഡ്മി ഫോൺ ഒക്കെ ഉപകുയോഗിക്കാന്ന് പറഞ്ഞാ അത് തീർത്തും പഴഞ്ചൻ തന്നെ. അതെന്നേണ് ഏറ്റവും വലിയ അപ്‌ഡേഷൻന്ന് പറയുന്നത്. ഒക്കെ സാങ്കേതിക വിദ്യയുടെ വലിയ വലിയ മുന്നേറ്റങ്ങളും ഉന്നമനങ്ങളും പുതിയ പുതിയ കണ്ടുപിടിത്തങ്ങളും ഒക്കെ കൊണ്ട് തന്നെ നമുക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റിൽ പെട്ടതാണ് അത്.. ഈ പറയിണ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ ആക്കാന്നുള്ളത്. എന്തായാലും

എനിക്ക് ഇപ്പൊ ജോലിക്ക് പോകാൻ സമയായിട്ടുണ്ട്. ഞാൻ പിന്നീട് എപ്പളെങ്കിലും വിളിക്കണ്ട്. ഓക്കേ.